ആ ഇത് ഷംനാദാണ് ഞാനേ ഞാൻ പിന്നെ വിളിച്ചത് ഞാനൊരു പ്രബന്ധം അവതരിപ്പിക്കണുണ്ട് ഈ നമ്മുടേ കേരളത്തിലേ അല്ലെങ്കി ഇന്ത്യയിൽ തന്നെ ഞമ്മളേ ജോലിസംബന്ധമായിട്ടുള്ള

ഹ് ഓരോ കുറവും പിന്നേ അതേപോലെത്തെ അതിൻ്റെ ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോ അതിനെക്കുറിച്ചൊന്നു ചോദിക്കാൻ വിളിച്ചതാണേ ആഹ് ഉം ജോലി ആഹ് ല്ലേ

ആ ശരിയാണീ കേരളത്തിലും, ഇന്ത്യയിലുമൊക്കെയായിട്ട് വളരെ അത് ജോലി ജോലിലബ്‌ദതകുറവെന്നുള്ളത് ശോശനീയമായ ഒരവസ്ഥയാണ് ആഹ്

ആഹ് ചർച്ചയാ അപ്പൊ ഞാനേ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നതു അഹ് ഈപ്പോ ഇഹ് കേരളത്തിലേറ്റവും കൂടുതല് ആളുകൾ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കികേരള മലയാളികൾതന്നെ കുറെ ആൾക്കാര് പഠിച്ചിട്ട് വിദേശത്തേക്കു ജോലിക്കുവേണ്ടി പോകുന്നൊരു സാഹചര്യമാണ് ഈ ഈ കാലത്ത് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത്.

എനിക്കത് മെയിനായിട്ടുള്ള കാരണം ഇന്ത്യൻൻ്റെ വികസനകുറവാണ് ആഹ് വികസനം ആഹ് അതുതന്നെ

ഇപ്പോ ഞാ അപ്പോ നമ്മള് പറയണെങ്കി ഇപ്പോര് ഉം ഇഹ് ഫാക്ടറി നമ്മളിപ്പോവേറൊരു ഫാക്ടറിണ്ടാക്കി

ഇണ്ടാക്കിയാക്കുന്നെ അതില് ഇഷ്ടംപോ ഒരു ചുരിങ്ങിയത് മുപ്പതാൾക്കാർക്കുള്ള അവസരം എന്ത്കിട്ടും? ഏഹ് ജോലിക്കാവിശമായിട്ടുള്ള ആൾക്കാരെകിട്ടും

നമ്മള് ഇന്ത്യയെപ്പോലുള്ള ഇന്ത്യ ഇന്ത്യാഡെവലപ്പിങ് ഏഹ് വികസിതരാജ്യ വികസനരാജ്യങ്ങളെ പറയപ്പെടണമെങ്കിലും

ഇങ്ങനത്തെ സാധനങ്ങളാണിണ്ടാക്കണെ ഇണ്ടാക്കല് കുറയണോണ്ട് അവിടെ ജോലിലബ്‌ദത കുറയാണ്

അപ്പോ ഏഹ് സ്വാഭാവികമായിട്ടും ജോലി കുറയും ജോലിലബ്‌ദതകുറയും

ൻ്റെ അഭിപ്രായത്തില് വികസനം കൂട്ടുക വികസനം കൂട്ടുമ്പോ ആൾക്കാർക്ക് ജോലിലബ്‌ദത കൂടും

ആഹ് ആഹ് അപ്പോ ഈ ഈ ജോലിയില്ലായ്‌മ ജോലിയില്ലായ്‌മ വവരുംകാലങ്ങളിൽ ഇന്ത്യയെ വളരെരീതി വളരെ മോശമായ രീതിയിൽ മോശം മോശമായരീതിയിൽ ബാധിക്കുമെന്നാണ്‌ താങ്കൾ പറഞ്ഞുവരുന്നത്

ആം അപ്പോ ഇഹ് ഇതേ ഈ സ ഇങ്ങനത്തെസംഭവങ്ങള് ഇപ്പോ ജോലികുറയാൻ കാരണം ഇഏഹ് പ്രധാനമായിട്ടുള്ളകാരണം എന്തൊക്കെയാണ്?

ആഹ് അപ്പോ ജനസംഖ്യകൂടുന്നതൊരു വ വലിയപ്രശ്നമായിട്ടാണ് താങ്കളിൽ കാണുന്നത്

സ്വാഭാവികമായിന്റെ ജനസംഖ്യകൂടാതിരിക്കാൻ വേറെ ചൈ ചൈന ചെയ്തപോലെ

ഒരു ഒരു ഒരു ഒരു ഫാമിലി ഒരു കുടുംബത്തിന് ഒരുകുടുംബ രണ്ടുകുട്ടികളെന്നുമാത്രം അങ്ങനെ നിയമം വെക്കാനൊന്നും നമുക്ക് സാധിക്കില്ല പക്ഷേ ഈ ജനസംഖ്യാ കൂടുംബോഴല്ലേ ശരിക്കും ജോലിസംബന്ധമായിട്ടുള്ള അവസരങ്ങള് കൂടുന്നത് അതേപോലെത്തന്നെ ഈ ജനങ്ങൾ കുടുതല്ഉണ്ടെങ്കിലല്ലേ ജോലി അവിടേറ്റവും കൂടുതലുണ്ടാവ സാധാരണ അങ്ങനെയല്ലേ വരേണ്ടത്

ജോ ജനസംഖ്യകൂടുമ്പോളും ഇണ്ടാവും പക്ഷെ എന്തൊരു അവിടെന്തൊര് വിഷയിൻഡ് ഇ സംഖ്യകൂടുമ്പോ ആ രാജ്യത്തിന്റ വികസ് വികസനം കൂടണം.

ജനസംഖ്യകൂടിൻണ്ട് പക്ഷേ വികസനം നടക്കണില്ല അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം

അതാണ് മെയ്നായിട്ടുള്ള പ്രശനല്ലേ ആഹ് അപ്പഴേ പിന്നെ അപ്പം ഈ ഞമ്മള് ഇപ്പം ഇ വെറുഇന്ത്യയില് മാത്രയുള്ള ഈ ജോലിപ്രശനങ്ങള് കാണുന്നതീ

പലരാജ്യങ്ങളിലുമുണ്ട് ഇഹ് ചില ഇഹ് ജോ ജോലിസംബിന്തമായിട്ടുള്ള പല പ്രശ്നങ്ങളും

ഉം പലരാജ്യങ്ങളുവുണ്ട് അപ്പോ ഇതൊക്കെ ഈ ഏഹ് ഒ ഓ ഇഹ് ഇഹ് ജനസംഖ്യകൂടണ പ്രശ്നംകൊണ്ടാവാം

ചെലതുകള് പിന്നെ വികാസനത്തിന്റ പ്രശ്നങ്ങളുകൊണ്ടാവാം

പലരാജ്യയിപ്പനമുക്കറിയാം ന്യൂയോർക്കുപോലുള്ള രാജ്യങ്ങളൊക്കെ ജോലിന്റ അവസരങ്ങള് എത്രയോ അഹ് ലബ്യത കൂടികൊണ്ടിരിക്യാണ്

ന്യൂയോർക്കുപോലുള്ള രാത് രാജ്യങ്ങള് വികസനത്തില് മുന്നേറുകയാണ് അപ്പോ നമുക്കതായിപ്പോ ഈ ലോകകപ്പ്നടന്നസ സമയത്ത് കത്തറില്

ആ സ്റ്റേഡിയങ്ങളുടെ സ്റ്റേഡിയങ്ങള് ഉണ്ടാക്കാന്

എത്രയോ അഹ് പണിക്കാർടെ ആവിശ്യം വന്നിട്ടുണ്ട്

അവിടെപ്പോഴും എന്താപറയ്യാ ജോ ഏഹ് ജോലിടെ ലബ്യത കൂടുകയായിരുന്നു.

ശ് നമ്മളെ രാജ്യങ്ങള് ഇന്ത്യപോലുള്ള രാജ്യങ്ങള് അതിനൊന്നും മൂന്നിട്ടെറങ്ങുന്നില്ല

അതാണിവിടിള്ള മെയ് ഏഹ് ഒര് വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നതല്ലേ?

ആ അതന്നെ അതന്നെയാണ് മെയിനായിട്ട്

ആഹ് താങ്ക്സ് പിന്നെ നന്ദിണ്ട് ആ ഞാനെ ഇതിനെക്കുറിച്ചൊന്നറിയാനും വേണ്ടിട്ട് വിളിച്ചതാണെ